ങാ..ഞാനിവിടെ വാർത്ത കണ്ടോണ്ട് ഇരിക്കുവായിരുന്നു.

ഈ...ആ...ഞാൻ...മറ്റേ വാർത്തയിലിപ്പം നമ്മുടെ ആര്യാ രാജേന്ദ്രൻ്റെ ഇതൊക്കെയില്ലേ... ങാ...ഞാനിപ്പോ ഇവിടെ ഹോസ്റ്റലില് നിക്കുന്നോണ്ട്

ഇവിട...ഇവിട ബുദ്ധിമുട്ടാണ്..ഇതൊക്കെ കാണാൻ.. ഉം, പക്ഷേ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടായിരുന്നല്ലോ? ഇവിടെ പത്രോം വരുത്തുവൊന്നുമില്ല.

പക്ഷേ വ്യക്തമായിട്ടുള്ളത് അറിയാൻ പറ്റുന്നില്ല.

വീട്ടിലായിരുന്നപ്പോ എന്നും വൈകുന്നേരം സുഖമായിട്ടിരുന്നു വാർത്ത കേൾക്കുമായിരുന്നു.

ങാ..ഇപ്പൊ..നമ്മള്..ആര്യാ രാജേന്ദ്രൻ്റെ ഈ കേസ്...ഈ പിൻവാതിൽ നിയമനമൊക്കെ ഉണ്ടല്ലോ..

വേറെ നിയമവും അല്ലാത്തോർക്ക് വേറെ നിയമവും..അതിൻ്റെ സമരവും പ്രതിഷേധവും അതൊക്കെയാണിപ്പോ വാർത്തയിൽ 24 മണിക്കൂറും.. മ്..അത് ശരിക്കും ആര്യാ രാജേന്ദ്രൻ തന്നെ എഴുതിയതാണെന്ന് തെളിഞ്ഞോ ഇപ്പൊ? ഇടയ്ക്കുവച്ച്...

അങ്ങനെയല്ലാ, വേറാരൊ പാർട്ടി ലെറ്റർപാഡ് എടുത്ത് എഴുതി അയച്ചതാണ് എന്നൊക്കെയിങ്ങനെ..

ങാ..അത്..അതിന...അപ്പൊ...അതിനുശേഷം പറഞ്ഞു..ഒപ്പ് പുള്ളിക്കാരിയുടെ തന്നെയാണ്, പക്ഷെ..അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പിന്നെയാണ് എഴുതിച്ചേർത്തതെന്നും അങ്ങനെ ഈ കഥ ഈ...പറയുന്ന കഥയിൽ തന്നെ അവിടേം ഇവിടേം ഒക്കെ കുറെ തെറ്റുകൾ ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞതൊന്നുമല്ല പിന്നൊക്കെ പറഞ്ഞത്.ഇപ്പൊ എന്തായാലും ഇത് നമുക്ക്..ഇപ്പൊ അറിയാവുന്ന കാര്യമല്ലല്ലോ, കുറെ വര്ഷങ്ങളായിട്ട് എല്ലാവര്ക്കും അറിയാം.അത്.. ങാ...അതുതന്നെ. ഇതിവിടെ സ്ഥിരം നടക്കുന്ന ഒരു സംഭവമാണ്. അതെ. അത് സിപിഎം ആകുമ്പോ..

ങാ..അത്..അതൊരു മോശമായ ഒരു പ്രവണതയാണ്.. അതെ, ഉറപ്പായിട്ടും.അത് ഇവിടെയാണെങ്കിലും..

..കേന്ദ്രത്തിലാണെങ്കിലും..എല്ലായിടത്തും ഒരേപോലൊക്കെ തന്ന. ങാ, അതാ..അതിൻ്റെ പ്രശ്നങ്ങള് അനുഭവിക്കുന്ന കുറച്ചുപേരെ എനിക്ക് നേരിട്ട് അറിയാം.

എൻ്റെ സഹോദരനാണെങ്കില്‍ ഒത്തിരി കഷ്ടപ്പെട്ട്..

ജോലിയ്ക്ക് പോയേന് ശേഷം വീട്ടില്ക വന്നിരുന്ന് രാത്രി മൊത്തമിരുന്ന് പഠിച്ചൊക്കെയാണ് പി.എസ്.സി ഒക്കെ എഴുതി..

ഒത്തിരി കഷ്ടപ്പെട്ടാ എഴുതുന്നേ..ആദ്യം എഴുതുമ്പോഴൊന്നും കിട്ടാതില്ല.എന്നിട്ടും മടിച്ചുപോവാണ്ട് വീണ്ടും ഒരുപാട്..ഒരുപാട് തവണ വീണ്ടും വീണ്ടും ശ്രമിച്ചു ശ്രമിച്ചാണ്...

അപ്പൊ ഇവർക്ക് കിട്ടേണ്ട ജോലിയാണ് ഇങ്ങനെയൊന്നും കഷ്ടപ്പെടാണ്ട് വെറുതെ പാർട്ടികളുടെ..ഏതെങ്കിലുമൊക്കെ പാർട്ടികളുടെ കൊടിപിടിച്ചു നടന്നു എന്നുള്ളതിന്റെ പേരില് മാത്രം

അവര് പിൻവാതിൽ നിയമനം നടത്തി അവരെല്ലാരേം ജോലിക്ക് കയറ്റി വിടുന്നത്.

അപ്പൊ ഇത്രേം കഷ്ടപ്പെട്ട് പഠിക്കുന്ന നമ്മളെപ്പോരുള്ളവരൊക്കെ വെറും മണ്ടന്മാരാവുന്ന ഒരു അവസ്ഥയാണിപ്പോ

ശരിയാണ്, അതും, അതുമല്ല..നമ്മളിങ്ങനെ പിൻവാതിൽ നിയമനത്തിൽ കൂടെ ആൾക്കാരെ കയറ്റിയാല് നമ്മുടെ സമൂഹത്തിൻ്റെ ആ ഒരു ഇതിനാണ് ഭംഗം വരുന്നത്. അവർക്ക് ജോലി മാത്രം ..

നമ്മുടെ സൊ...നമ്മുടെ സമൂഹത്തിലെ ഒര്..എന്താ പറയുക...ആ ഒരു നിലനിൽപ്പിന വരെ ഇത് ബാധിക്കും.

പിന്ന..യാതൊരു വിധ ബോധവുമില്ല, ഒന്നിനേപ്പറ്റിയും അറിയാത്ത ആളുകളെ ഒക്കെയായിരിക്കും ചിലപ്പോ ഇവര്

ങാ..അവരവിടെ കേറിയിരുന്നാലും...അവർക്ക്..ഈ..പഠിച്ചെഴുതിയ ആൾക്കാരിൻ്റെ അത്രേം ബുദ്ധിയോ കാണില്ലല്ലോ...

മ്, അത് കാണുന്നത് വളരെ അപൂർ വമായിരിക്കും.എല്ലാവർക്കും അങ്ങനെ കാണണമെന്നില്ല.

എന്തൊക്കെ പറഞ്ഞാലും ഈ കഷ്ടപ്പെട്ട് എഴുതുന്നവരെയൊക്കെ മണ്ടന്മാരാക്കി ഇവരീ കേറ്റുന്നത് ഒട്ടും ശരിയല്ല.

ഇനിയിപ്പോ എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ നോക്കുന്നത്, പുള്ളിക്കാരിയെ പുറത്താക്കുമോ അതോ പുള്ളിക്കാരി സ്വന്തം നിലയ്ക്ക് രാജിവയ്ക്കുമോ അതോ ഒന്നും നടക്കാത്ത പോലെത്തന്നെ നിൽക്കുവോ ഒന്നും അറിയാൻ വയ്യ.

കാരണം അവരുടെ നേരത്തെ വാർത്തക്കാരോടൊക്കെ പറഞ്ഞ സംസാരം ഒക്കെ വച്ച് കേക്കുമ്പോ...

ഇവരിത് ഇപ്പഴും സമ്മതിച്ചിട്ടില്ലല്ലോ..

അവരല്ല, വേറെ ആരോ എഴുതി, എഴുതി ചേർത്ത് എന്നൊക്കെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ... ഇപ്പൊ ക്രൈം ബ്രാഞ്ച് എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ടല്ലോ..അപ്പൊ അവസാനം എന്തായാലും എന്താ നു വച്ചാല്..പുറത്തുവരും...സത്യം. ങാ..അതോ ഇനി അവരത് തേച്ചുമാച്ചു കളയുമോ നു ആർക്കറിയാം! പുതിയ എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോഴത്തേക്ക്...

പിന്ന വാർത്താ ചാനലുകളൊന്നും ഇതിന്റെ പുറകെ പോകുവേമില്ല മനസിലായി, അതാണ്..ഞാൻ...ങ്.. അവര്ക്ക് അപ്പഴ് നല്ല വിഷയം ഏതാണെന്ന് തോന്നുന്ന അത്..അടുത്തെന്റെ പുറകെ പോകും. മ്..അത് ശരിയാണ്.അപ്പൊ ഞാൻ...ങാ...ഇപ്പൊ തിരിച്ചങ്ങോട്ട് വിളിക്കാമെ.